reservoir ന്ന്‌ വെച്ച വെള്ളം സംഭരിക്കുന്ന സ്ഥലം. ഒരു സംഭരണ സ്ഥലം. reservoir ലേക്ക് വെള്ളം കേറും. വെള്ളം അവട ഉള്ളിലേക്ക് കേറിപോയിട്ട് ഏതാ സമയം high tide ആണ്. high tide എന്ന് വച്ചാൽ വേലിയേറ്റം എന്ന് നമ്മുക്ക് പറയാം വേലിയേറ്റം okay വേലിയേറ്റത്തിന്റെ സമയത്ത് ഉള്ളിലേക്ക് കേറിപ്പോയി. then ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് എന്റെ മക്കളൊന്ന് ശ്രദ്ധിക്ക്യാ. നോക്കണേ നല്ല പോലെ നോക്കണം വേലിയേറക്കത്തിന് സമയത്ത് വെള്ളം നേരെ ഇറങ്ങിപ്പോവാൻ സമ്മയിക്കൂലാ പിന്നെന്താണ് മക്കളെ ചെയ്യാ വേലിയേറ്റ സമയത്ത് അതങ്ങ് അടക്കും ഇതങ് അടക്കും അടച്ച വേലി എറക്കത്തിന് ഇതങ് അടക്കും. എന്നിട്ടെന്തെയ്യും ചെറിയൊരു gap ലൂടെ മാത്രേ എന്തേയുള്ളു വെള്ളം പൊറത്തു വിടത്തുള്ളു. എന്നിട്ടെന്തെയ്യുന്നു ഇവിടെ മാത്രം ഒരു turbine ഇവിടെ turbine വെക്കും ഇവിടെ എന്ത് വെക്കും turbine വെക്കും

sea water that enters to the reservoir at high tide listen അത് പോലെ released during low tide. low tide ന്റെ സമയത്ത് എന്തെയ്യുന്നു release എയ്യുന്നു ഇതില് നിങ്ങടെ book ല് പറയുന്ന് രണ്ട് സമയത്ത് ഉണ്ടാകും ന്ന്‌ പറയുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഏത് സമയത്ത് മാത്രമാണ് തിരിക്കിറങ്ങുമ്പോ മാത്രേ ഇണ്ടാവുന്നുള്ളു listen the turbine moves at both instance instance of an electricity is generated രണ്ടു സമയത്തും electricity ഇണ്ടാക്കുന്നു പറയുന്നു. so ഞാൻ പഠിച്ചത് വേറെ രീതിയിലാണ് ട്ടോ അതോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. so for sorry for that നോക്ക് നിങ്ങൾ എന്താണോ ഈ book ല് പറഞ്ഞേ അത് പഠിച്ചാൽ മതി thats it okay. so ഇത് തെറ്റാണെന്ന് ആരും വിജാരി Hello നമസ്ക്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഭരണഘടനാ നിർമ്മാണ സഭ Indian ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടു വന്നത് plan ആണ് വേവൽ plan ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ ഭരണ ഘ ഭരണഘടനാ ധൗത്യം നിർവഹിച്ചത് cabinet mission ആണ് cabinet mission ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണ് ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ടു വെച്ച ഇന്ത്യക്കാരൻ MN റോയ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ടു വെച്ച രാഷ്ട്രീയ party ആണ് സ്വരാജ് party cabinet mission പ്രസിദ്ധി പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് പതിനാറിനാണ് cabinet mission ൽ മൂന്ന് അംഗങ്ങളാണുൾ ഉണ്ടായിരുന്നത് cabinet mission ഇന്ത്യയിലെത്തിയപ്പോൾ viceroy ആയിരുന്നത് വേവൽ പ്രഭു ആണ് cabinet mission ലെ ഇന്ത്യയിലേക്ക് അയച്ച british പ്രധാന മന്ത്രി എന്നു പറയുന്നത് command ആന്റണിയാണ് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ british പ്രധാന മന്ത്രിയാണ് command ആന്റണി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടണിൽ ആദ്യവി കാരത്തിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ party ആണ് label party ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട committee യിലെ committee ആയിരുന്നു drafting committee ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനു വേണ്ടിയാണ് drafting committee രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് drafting committee നി നിർമിച്ചത് drafting committee യിൽ ഏഴ് അംഗങ്ങളാണുണ്ടായിരുന്നത് BR അംബേദ്‌കർ ആയിരുന്നു drafting committee യുടെ chairman drafting committee ലെ അംഗങ്ങൾ എന്നു പറയുന്നത് BR അംബേദ്‌കർ KM മുൻഷി മുഹമ്മദ് സാദുല്ലാഹ് അല്ലാടി കൃഷ്ണ സ്വാമി അയ്യർ N ഗോപാലസ്വാമി അയ്യർ BP കൈത്താൻ BL വിത്തർ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന സമ്മേളനം നടന്നത് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് പാക്കിസ്ഥാൻ പ്രദേശത്തു ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടു കൂടി അംഗസംഖ്യ ഇരുന്നൂറ്റി തൊഞ്ഞുറ്റൊമ്പതായി ഭരണഘടനയിൽ ഒപ്പു വെച്ച അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എമ്പത്തി നാല് അ ഭരണഘടനാ നിർമ്മാണ സഭ

ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിന്

ലേക്ക് assembly ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ഈ സമ്മേള നത്തിൽ വെച്ചു GV മാവുലങ്കാറിനെ speaker ആയി തിരഞ്ഞെടുത്തു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ

സച്ചിതാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ doctor രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്താറ് ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്.

HC മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ ദേശകനായിരുന്നത് BN റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്ന് ആണ് ഭരണഗ ഏർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എന്നു പറയുന്നത് പതിനേഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്ന് ആനി മോസ്കിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ pre degree pass ആക്കിയ pass ആയ ആദ്യ SCST വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഭരണഘടനയുടെ ചെറൂ ഭരണഘടന constitution എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി തിരുവിതാംകൂറിൽ നിന്ന് ആറുപേരും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിന്റെ പ്രതിൻ പ്രതിനിധീകരിച് ഒൻപത് പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഇന്നത്തെ കേരള മുൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത്. എന്നാൽ മലയാളിയായ

മൂന്ന് വനിതകൾ ഉൾപ്പടെ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് പനമ്പിള്ളി ഗോവിന്ദൻ മേനോൻ ആണ് indian ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്‌റു ആണ് ജവാഹർലാൽ നെഹ്‌റു അൻ അവതരിപ്പിച്ച ലക്ഷ്യ പ്രമേയം ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്‌റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളയിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ്

ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ card എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നത് ആമുഖത്തെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളാ യ നാം എന്ന പേരിലാണ് ആമ്പുക ആകും ആമുഖം അനുസരിച് ഇന്ത്യ ഒരു പരമാധികാര socialist മതേതര ജനാധിപത്യ republic ആണ് ആമുഖത്തിൽ ഒരു പ്ര ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളു ആമുഖത്തതിൽ ഭേദഗതി വരുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ചെറു ഭരണഘടനാ അഥവാ mini constitution എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി. നാൽപത്തി രണ്ടാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ മൂന്ന് വാക്കുകളാണ് ഇജ്ജ് മണ്ണാകാട്ടിലുണ്ടോ?

ഉം അഹ് നോമ്പ് തുറക്കേണ്ടെ രാത്രിക്കൊക്കെ വൈകുന്നേരത്തിനു ആര് കണ്ടു. അവിടുന്നൊക്കെ വാങ്ങാൻ. ഞാൻ ഈ online ഇൽ ഇത് വാങ്ങില്ലടാ. സാധനങ്ങൾ അധികം വാങ്ങില്ല ആഹ് ഇപ്പൊ ഈ ഒരു painting ആണ് ഇത്ര വലിയ പൈസ. ഇത് നോക്ക് ഇപ്പൊ Amazon ഇൽ ഒരു paint ആണ് എടുക്കണേ വെച്ചാല് അതിനകത്തിൽ കുറവാ. അപ്പൊ ഇതിന്റെ ഒക്കെ quality എങ്ങിനെ ഉണ്ടാവും. ഇത് ചെന്ന് നമ്മള് വാങ്ങുവാണെങ്കില് നോക്കി

ആഹ് അപ്പൊ അതിന്റെ പൊരുത്തം അല്ലെ. നിയാസ് ഓൻ ഇങനെ instagram page ഇൽ കൂടെ ഒരു ഇത് വാങ്ങി, ഒരു shoes അവിടെ ആ കളിപ്പിക്കല്, ആർക്കാ അറിയല് എടോ വാങ്ങിട്ടു വന്നിട്ടെങ്ങിനെ, date correct ആക്കാൻ കൂടി പറ്റൂല്ല. അമ്മായി പ്രശ്നാണ് കിട്ടുന്നതിന് കൊട്ടി കോരുക ഉം ഓൻ അത് സത്യം പറഞ്ഞാല് ഓന് അല്ല വാങ്ങിക്കണത്, വേറൊരുത്തനാ വാങ്ങിക്കണത്. ഓന് എത്തിച്ചു കൊടുക്കുകയാ. ഓന് അങ്ങിനെ വാങ്ങി കൊടുക്കുകയെ. എങ്ങിനെ ആണെങ്കിലും ചോറെ ആണ് ചെങ്ങായി. അയിൻമെയ്‌ൻ അങ്ങിനെ നിൽക്കണ്ട പിന്നെ അത് വരുന്ന ദിവസം നോക്കണം. ഇതാവുമ്പോ പോയി വാങ്ങാൻ . നോക്കി വാങ്ങാലോ, പറ്റിയത് നോക്കി വാങ്ങാലോ. ഉം ഇപ്പൊ ഒന്നും ഇല്ല എന്റെ ഇവിടെ App ഇൽ ഒരു shirt വാങ്ങുക ഉണ്ടായി. ഞാൻ ഒരു ക കാണിച്ചത് നല്ലൊരു red colour ഇലെ അത്യാവിശം നല്ല ഒരു കുറച്ചു dark red ഉണ്ടാവില്ലേ? ആ colour shirt നല്ല അടിപൊളി, ഇവിടെ എത്തിയപ്പോ എന്താ കോലം. കോലം അപ്പൊ ഓർക്കു പിന്നെന്താ റിട്ടേൺ ഓപ്ഷൻ ആയോണ്ട്

ആഹ് ശരി pho~phone വേണ്ട ആൾക്കാര് power bank ഉവായിട്ടു അത് വലിയ ഈ ഇവരുടെ പ്രശ്‍നം തന്നാ online platform ഇന്റെ പ്രശ്‍നം അല്ല. ഈ delivery നടത്തണോർക്ക് തന്നെ പ്രശ്നവാണ്. ഓള് ആഹ് ഏർ ഈ~ഈ trusted app ഈന്നും സാധനം പാളി വിട്ടിട്ടുണ്ടല്ലോ. video ഇലോക്കെ കണ്ടിട്ടാ അങ്ങിനെ ചോദിച്ചേ ഏർ ആഹ് ആഹ് പിന്നെ എന്താന്നറിയുവോ ഇത് five G അല്ലാതൊക്കെ ചെയ്താലാ പ്രശ്‍നം. നേരെ നോക്കി ചെയ്യണം എന്നാ പ്രശ്‍നം ഇല്ല. ഉം ഉം നോക്കി വാങ്ങാലോ അല്ലെ ആഹ് എങ്ങിനെ നോക്കിയാലും ഇപ്പം ഇജ്ജ് ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതൊക്കെ ഇങ്ങനെ വേറെ രാജ്യത്തെ ഓരോ company കളാണ് അവർക്കാണ് ഇതൊക്കെ പോണത്. അവിടുന്നാണ് സാധനം വരിണതും, ok outside ആ പോവുക അതെ സമയം നമ്മുടെ നാട്ടിലെത്തെ ആൾക്കാര് ആകുമ്പോഴേ, നാട്ടിലാകുമ്പോ ഒരു സാധനം വാങ്ങണ പൈസയും നാട്ടുകാർക്കായിട്ടുള്ളതാണ്. ആ അതിപ്പോ അങ്ങിനെ നിൽക്കും.

ഉം പിന്നെന്താ ആഹ് ഞങ്ങടെ ഒരു ചെങ്ങായി ഉണ്ട് ഈയിടെ കച്ചോടം ചെയ്യണെ അനക്കറിയില്ലേ മാർട്ടിനെ അയാള് വേറെ കച്ചോടം കൂട്ടുന്നുണ്ടെന്നാ കേട്ടത് അതിന് എന്ത് ചെയ്യുന്നു? ചായ ആദ്യം ഒക്കെ ആയിനാണ് ഏറ്റവും വലിയ business. ആയിനാണ് ഏറ്റവും വലിയ business. മറ്റേതിന്റെ നടക്കണത് online ഇൽ കാരണം ആൾക്കാര് വാങ്ങണത് main ആയിട്ടു food അല്ലെ. പക്ഷെ നമ്മടെ ഇവിടൊക്കെ അങ്ങിനെ ആണോ നമ്മടെവിടെ വന്ന card അങ്ങിനെ എഴുതി തരാണ്ട് കടയിലൊന്നും അങ്ങിനെ കൊടുക്കുവുള്ളു. കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഒക്കെ ഞാൻ നോക്കി പക്ഷെ പെരുന്നാളിന് പിന്നെയും ഉണ്ട് Zomato ഇന്റെയും Swiggy ഈടെ ഒക്കെ കൂടുതൽ അല്ലെ, ഓരോ ആൾക്കാരുടെ പീടിക കണ്ടാൽ അറിയാം. തിരക്ക് കുടുമ്പോഴാണ് ഇപ്പൊ ആൾക്കാർക്ക് തിരക്ക് കൂടുമ്പോ ചെന്ന് വാങ്ങാനും പറ്റണില്ലെ. പാലക്കാടു എന്ന് പറയേണ്ട അത് ഇവിടെയാണ് പ്രശ്‍നം. എന്താടാ? അത് നമ്മടെ ഒരു technologically ഒരു അത്ര അധികം എത്തിയിട്ടില്ല ഒരാക്ക്‌, എന്നാലും ഒരു അപ്പൊ അവിടെ വേണം

അതിപ്പോ നമ്മടിവിടെ ആര്യൻ ഭാഗത്തൊരു കടയുണ്ടല്ലോ അവിടെ ചോദിച്ചാലോ സാധനം വരീണ്ടോ ആഹ് അതാവുമ്പോ കുടിച്ചിട്ടുണ്ടേ. പിടിച്ചു നിൽക്കേണ്ടേ ഇതിപ്പോഴാ ശരിക്കും നല്ലതാകുക എപ്പോഴാന്ന്‌ അറിയുവോ ഇപ്പൊ നമ്മള് പുറത്ത്‌ സ്ഥലത്തു പോയി നിൽക്കുമ്പോ അറിയാം. ഒന്ന് അവിടുത്തെ പറ്റി അധികം അറിയില്ലെങ്കിലും സാധനം order ചെയ്യാൻ സുഖവാ.

അതെ ഇവിടെന്താ പ്രശ്നമാക്കുന്നെന്നു അറിയുവോ ഈ instagram ഇലെത്തെ ഇതൊക്കെ വാങ്ങണതെ അറിയാത്ത ആളുകള് വാങ്ങുമ്പോ ഒരു പ്രശ്‍നം ആണ്. ഈ കുട്ടികളൊക്കെ നില്ക്കണ്ട് ചെറിയ കുട്ടികള് വരെ സാധനങ്ങള് വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഓനൊക്കെ എന്താ നേരത്തെ cash on delivery കൊടുക്കും. അഹ് phone ഇല് തന്നെ ഉണ്ടാവും account ഉം അങ്ങിനെ പോകും പൈസ. മൂന്നാലു വര്ഷമായില്ലേ phone ഇൽ കളിക്കണ്‌ OTP ഒക്കെ

ഊണ് എന്താണ്, യാത്ര ചെയ്യേണ്ട പെരേല് ഇരുന്നു തന്നെ സാധനം ഓർഡർ ചെയ്യാം. ആ എങ്ങോട്ടാ എത്തിച്ച മതീല്ലൊ പിന്നെ അതിന്റെ നടക്കാനോ ഇരിക്കാനോ അപ്പറം എനിക്കൊരു ഒരു സ്ഥലം മാറി കേറുക കൂടി വേണ്ടല്ലോ, അപ്പറത്തൊരു എടുത്താ പോരെ ഇജ്ജ് ഒരു dress അങ്ങിനെ എടുത്തു. എടുത്തോ? മുന്നാലെണ്ണം എടുത്തോ? എങ്ങനുണ്ട്? എത്തിയോ? ഉം ഉം date കൃത്യമായിട്ട് എത്തും ഇല്ലേ, അങ്ങിനെ നോക്കുമ്പോ

first കുറവി കൊടുക്കണത്. അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാ quality ഒക്കെ ഉണ്ടാകുവോ?

പിന്നെന്താന്നറിയുവോ ഇപ്പൊ ഉണ്ടാവില്ലേ കുറെ

ഇല്ലടാ പക്ഷെ ഒരു കാര്യവാ, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ shirt ഉപയോഗിക്കുന്നവർക്ക്, ഓ ഇങ്ങനത്തെ ഒക്കെ shirt ഉകൾ use ചെയ്യാണോർക്കു ഇതാ നല്ലത് ഇപ്പൊ ഞാൻ അതല്ല എനിക്ക് വലിയ പ്രശ്‍നം ഇല്ല ഇപ്പൊ അങ്ങനെ നോക്കാണോരുണ്ട്.

അത് ശരിയാണ് അത് brand ഇന്റെ വില അല്ല. Brand ഇന്റെ വാങ്ങണെ വില കൊടുക്കണേ. പിന്നെന്താ brand ഇങ്ങനെ ഓരോ പരസ്യത്തിന്റെ പേരിൽ തന്നെ കിട്ടു പക്ഷെ എന്താന്നറിയുവോ അത്യാവിശം quality ഉണ്ടാവും നല്ല quality ഉണ്ടാവും.

കേൾക്കണില്ലേ ആഹ് കേൾക്കണ്‌~ കേൾക്കണ്‌ ഇതിപ്പോ കടെന്നു വന്നെന്റെ ഇതിലാണ് ഇല്ലേ ഏറെ കുറെ. Bakery ക്കാർക്ക് ഒരു പ്രശനം ഇല്ലാരുന്നു, ബാക്കി ഉള്ളവരൊക്കെ കുടുങ്ങിയിരിക്കുന്നു ഇതില്. അഹ് ഇതില് hotel ഇൽ നിന്ന് വരുന്ന അല്ല കുടുങ്ങിയത്. ഇത് ചെറിയെ Bakery ക്കാര് വലിയ പ്രശ്നമില്ല. അത് നിർത്തി അത് നീ പറയുകയും ചെയ്തിരുന്നു. എത്രകണ്ട്? പക്ഷെ അങ്ങനെ അതാരും വാങ്ങാണില്ലാന്നെ ഉള്ളു. നമക്ക് ഈ പക്ഷെ നമക്ക് അങ്ങോട്ടത് പോരാ ഇരിക്കുന്നുണ്ട് രണ്ടുണ്ട് weight correct ആവണം. അത് എന്താന്നറിയുവോ ഒന്നാമത് ശീലം ഇല്ലാത്ത ആളാ ഞാൻ ആ അത് പാക്കയാവൂല്ല പിന്നീ അതും ഇതും ഒക്കെ ചെയ്യേണ്ടേ എനിക്കറപ്പാ സാധനം നല്ലതാണെന്നേ. നിങ്ങള് നോക്കിയാലും കുറെ കാര്യങ്ങള് കണ്ടതാ അത് നടക്കണ്ട

ഐയെന് എന്തിനാ പോണത് പിന്നെ ഇങ്ങനത്തെ ഇവിടേയ്ക്ക്. വെയിലായിട്ടു ആ ചെക്കന്മാരുടെ അടുക്കൽ പോണത് എന്തിനാ? ഇതെന്താണ്

ആഹ് drinks മര്യാദയ്ക്ക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവും നീ തിന്നോ ഉപ്പിലിട്ടത് ശരിയാണ് ചെക്കമ്മാര് പോയിന്നു പോകണമായിരുന്നു ഞാന് ഇപ്പൊ പോകാന്ന് കരുതി ഇരിക്കയാരുന്നു പക്ഷെ ഓ രാത്രി പോക്കാ നല്ലതു അതാവുമ്പോ ചടയ്ക്കുല്ല അതാണ് ഈ നോക്കുന്നെ ഇപ്പൊ.

പോകാം പിന്നെന്താ ഹ എല്ലാരും ഉണ്ട് ആഹ് ഇവരൊക്കെ dress എടുത്തു പോയി. ഓ ഞാൻ പറഞ്ഞപോലെ നോക്കിയാ മതി. നമ്മള് ഈ കുടുങ്ങിയാലത് ആഹ് പോവണത് ബുദ്ധിമുട്ടു തന്നെയാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ ശരിയായല്ലോ. ആയിമെയ്ൻ ഉണ്ടാക്കാം വെറുതെയല്ലേടാ പരീക്ഷ കഴിഞ്ഞില്ലേ കുറെ ആയില്ലേ. ഇനി ഇപ്പൊ എത്ര leave ആ. അയിന്റെ ഇടേല് ഇപ്പൊ എന്തിനാ leave. അതൊക്കെ ജയിക്കും simple ആയിട്ടു. തോൽക്കാനാ പാട്. first quality ഉണ്ടല്ലോ. അങ്ങിനെ ചോദിച്ചു നോക്കും. അതൊക്കെയാണ് അതാണ് പ്രശ്‍നം

ആഹ് അതൊക്കെ ഒരവസ്ഥ ഉം അന്ന് അജിത് എന്താ പറഞ്ഞെ ഒരു shoes എടുത്തിരിക്കണു എന്ന്. ആ ഒരു plain shoes വന്നൂന്ന്.

കടേടെ അത് ആഹ് ആഹ് മനസ്സിലായി ~മനസ്സിലായി ഓര് കട ചെയ്തു കൊടുക്കണുണ്ട്. കട വിളിച്ചറിയിക്കും മനുഷ്യേനെ. അത് just ഒരു page ഇട്ടു നടക്കുന്നു എന്ന് തന്നെ ഉള്ളു. അല്ലാതെ online business എന്ന് പറഞ്ഞ മാത്രമല്ല. അഹ് എല്ലാരും ഉണ്ടേ ഇപ്പൊളെ phone മാത്രമല്ല എല്ലാരും സമ്മതിക്കും. ഇപ്പൊ നമ്മ നമ്മള് മണ്ണാർകാട്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യം ശരിയാ online ഇൽ ആ delivery ഉണ്ടല്ലോ

ചെറുക്കന്മാര് ഒക്കെ വേറെ ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ എത്ര ആൾക്കാര് ഞങ്ങടെ നാട്ടിലെ ഒരുത്തന് ബോംബെ കർനാടാകെ നിക്കണുണ്ട്. ഓൻ പഠിച്ചയാണ്. എന്തോ food technology യോ എന്തിന്റെ B Tech ഇന്റെ എന്തൊക്കെ യോ ആണെന്ന് തോന്നുന്നുണ്ട് correct അറിയില്ല ആഹ് അതിന്റെ എന്തൊക്കെയോ പഠിക്കണുണ്ട്. ഓന് അവിടെയാണ്. എന്നിട്ട് ഓര് delivery നടത്തണുണ്ട്‌. പിന്നെ ചെക്കന്മാര് കുടിയിട്ടു ഓര് തന്നെ ഒരു App create ചെയ്തേക്കുവാ എന്നിട്ടു എന്നിട്ടു ഓര് കടേല് ഓര് തീരുമാനിച്ചു വെച്ചേക്കണു ഇവിടുന്നു ഇങ്ങനെ delivery എടുക്കാന്ന്. corona time ഇല് വലിയ class ഉണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് main പ്രശ്‍നം ഉണ്ടായിന്നു വരും. അങ്ങിനൊക്കെ കൊടുത്തിന്നു വരും. ഇങ്ങനെ corona മാറി വന്നപ്പോ തുടങ്ങിയതേ, തുടങ്ങിയ time ഇൽ ഒക്കെ ഓര് നല്ലതായിരുന്നു. നല്ല business ആണ്. ഉം ഇങ്ങനാകുമ്പോ ഇതിന് പ്രത്യേകിച്ച് ഇതില്ലല്ലോ. വണ്ടി വേണം എത്തിച്ചു കൊടുക്കും വേണം. ആരും delivery ക്കു കൊടുക്കുമൊന്നും ഇല്ല. Tip ഉം കിട്ടുല്ലോ പരമാവധി ഉം

ചീത്ത പറയുക, cancel ആക്കുക. ഇത് cancel ആക്കിയാ പൈസ ഓനാ കൊടുക്കണം. ഹാ ആ അത് കണ്ടില്ലേ ഇജ്ജ്. ഐയോ പാവം ചെങ്ങായി ഇത് കുട്ടികളെ കണ്ടു പഠിക്കണം ഇത്. ഇതൊക്കെ എന്തിന്റെ പ്രശ്നാ. ഒക്കെ congested ആയിട്ടു മാറിയെന്റെ പ്രശ്നവാ. ഒക്കെ congested ആയിട്ടു മാറിയെന്റെ പ്രശ്നവാ. പുറത്തു പോകുമ്പോ അങ്ങിനെ അല്ലല്ലോ, ഈ ജാതി കാണുന്നതൊക്കെ

ആഹ് അതിങ്ങനെ ഈ cabbage ഇന് അരിയും. അഹ് അതിന്റെയാണ് online platform ഇന്റെ main പ്രശ്‍നം ആ പ്രശ്‍നോം നല്ലതും ഒക്കെ തന്നെ ആണ്. നേരാവണ്ണം use ചെയ്യുമ്പോ okay ആണ് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില് ഇപ്പൊ ഒരാള് അതല്ലേ character ആണ് ഇപ്പൊ ഒരു കുട്ടിടെ. ഈ ചെറുപ്പത്തി കിട്ടുമ്പോഴാണ് പ്രശ്‍നം. ഞാൻ ഇജ്ജ് ഒരു order ചെയ്യാം എന്ന് പറഞ്ഞപ്പഴും നമ്മൾ എത്രയായി. അതെ മാതിരി തന്നെ ഒരു കുട്ടി order ചെയ്യുമ്പോ ആ പിന്നെ അതുകഴിഞ്ഞിട്ടു അവൻ തന്നെ കാണും പിന്നെ യാണിത് പോവും

പിന്നെ ഇങ്ങനെ ഈ വാങ്ങാൻ പോകുമ്പോഴേ ഇടയ്ക്കൊക്കെഅല്ലെ ഉള്ളു അങ്ങനെ പോകുക. അതാകുമ്പോ പിന്നിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ തോന്നും വാങ്ങാനായിട്ടു അങ്ങനെ വാങ്ങും ആഹ് മറ്റേതു മറ്റേതു അങ്ങനെ തോന്നുക തന്നെ ഇല്ല പോയി വരണ പ്രശ്നമേ ഇല്ല. ഉം

പിന്നെ പഴയതു ഒത്തിരി bank account ഒന്നും ശരിയാവാത്തൊരു ഇപ്പോഴും ഉണ്ട് കുറെ ആൾക്കാര്. ഇപ്പൊ ഈ Bank account ഉണ്ടായിട്ടു കാര്യം ഇല്ലല്ലോ. PayTM Google pay അത് ഇത് നാടാ ഇത് ഓഹ് ഉം ഇതെന്നിട്ടു വയസ്സന്മാർക്ക്‌ ശീലം ആയിട്ടുണ്ട് കേട്ടോ എത്ര പ്രായം ഉള്ളവര് ചെയ്യണുണ്ട്. കുട്ടികളും ചെയ്യണുണ്ട്. ഞാൻ ആ ആൾക്കാരുടെ group ഇൽ പോവാ ഇജ്ജ് ഇപ്പൊ അങ്ങനെ തന്നെ കാണാവരല് ഇജ്ജ് അപ്പൊ, confirm ആണ് അല്ലെ ഇജ്ജ് എടുക്കണില്ല അല്ലെ അപ്പൊ dress എടുക്കാനില്ല അല്ലെ അല്ല തിരക്ക് അങ്ങനാ അതാണ് പ്രശ്‍നം അത് പറയുമ്പഴാണ് അതൊക്കെ നോക്കിക്കോ

ഒരു മൂന്നുമണിക്ക് ഒക്കെ, കുറെ ആൾക്കാര് പിന്നെ എന്താന്നറിയുവോ ചിലഓരക്കു അവിടുന്ന് തന്നെയേ കിട്ടുവുള്ളു ഒന്നില്ല്‌ അവർക്കു ഒട്ടും പ്രശ്നവല്ല. ഒരെതിർപ്പും പറയാനില്ല ഇപ്പൊ ഒരു hotel ഇൽതെ നല്ല food അവിടെ യാണ് വെച്ച അവിടെ കേറും ആൾക്കാര് ആഹ് dress ഉം ആഹ് dress ഒന്നും അങ്ങിനെ അല്ല കാരണം എല്ലാർക്കും ആഹ് ഒരേ മാതിരി തന്നെ എല്ലാർക്കും എടുത്തുള്ളൂ തുണിന്റെ അല്ലെ. പെരുന്നാളാകുമ്പോ എല്ലാടത്തും collection കൂടുകയും ചെയ്യും. പിന്നെ ഈ ഒരുതിരക്കായതു തൊട്ടു ആരും പോകൂല്ല ഇങ്ങനത്തെ, നമ്മളെങ്ങും പോവാറില്ല ഒന്നിന് ഓണത്തിന് ആ time ഇൽ ഒക്കെ യാണ് പ്രശ്‍നം. തിരക്ക് കുടുമ്പോഴൊക്കെയാണ് പ്രശ്‍നം. സാദാ time ഇൽ ഒക്കെ കടെ പോയി ഞായറാഴ്ച അല്ലെങ്കിൽ അത്രേം ഗുണം. ആരും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് പോയി ഒറ്റക്ക് വാങ്ങി പോരാം അത് ഓരോത്തരുടെ ഇഷ്ടം തുറക്കണത് നമ്മടെ ബുദ്ധി ചേരണ നേരെ നല്ലതു online ആണ് കേട്ടോ. ബുദ്ധി നല്ല idea കിട്ടി

ആഹ് അയിനി അത് പടിഞ്ഞിട്ടുള്ളതറിയുവോ നോക്കി വാങ്ങാനറിയാം. നമുക്കിപ്പൊ അറിയാല്ലോ ഏതാ trusted page ഏതാ trusted page അതിന്ന് എങ്ങിനെ order ചെയ്യണതാ നല്ലതു

ആരും അത് കൊടുക്കൂല്ലല്ലോ ആർക്കും പുണ്യം വേണ്ടല്ലോ ആ അങ്ങൊട്~ അങ്ങോടു ഇതില് പോയിട്ട് കുട്ട്യോള് ഒക്കെ പ്രത്യേക രീതി ചെയ്യാണ്. അത് ചെയ്താലൊന്ന് ഒക്കെ തോന്നുകയാണ്‌. വല്ലോരുടേം story ഒക്കെ എടുക്കാല്ലോ last stop അതിന്റെ അതില് കണ്ടിട്ടില്ലേ, അത് Naptol എന്ന് പറഞ്ഞൊരു സാധനം കാട്ടിയിരുന്നു മുപ്പത്തി രണ്ടു GB storage അതില്. അഹ് അഹ് ആ ഒരു കാര്യത്തിന് എന്നിട്ടു പറയും modern ആണെന്ന്. അതെ ഓര് TV ഒന്നും ഇറങ്ങിയത് കണ്ടിട്ടില്ലേ. വിട്ടു പോയാ, അഹ് അവനോടു പറയുക last ഒന്ന് ഒരു ബാക്കി പത്തെണ്ണവാ ബാക്കി നീല വേണം പച്ച വേണം എങ്ങോട്ടാ ഇത് അതില് ഈ Naptol ഇന്റെ main പ്രശ്‍നം അതാണ് വിളിച്ചിട്ടേ ആൾക്കാര് പറയുവേം ഒക്കെ ചെയ്യും. എന്നിട്ടിത് കാട്ടി തരും ഇങ്ങനാ okay ഇയാള് പറയുന്നത് കേട്ടോന്ന്. എനിക്ക് blue തന്നെ വേണവെന്നു വെച്ചിട്ടല്ലേ അപ്പുറത്തെ ഇജ്ജ് black തന്നെയാ കാണുന്നത് എവിടെ എന്തൊക്കെ scripted തന്നെ. ഓര് എന്താ ഇങ്ങനെ. ഒന്നും correct അല്ല അതില് കാരണം ആരാ വാങ്ങുന്നെ ഇതൊക്കെ. കുറെ മറ്റേ ഈ പാത്രങ്ങൾ ഒക്കെ ഇല്ലേ അതെ വാങ്ങണുണ്ട് പക്ഷെ വാങ്ങണുണ്ടെന്നു പറയുന്നത് കുറവാണ്. അത് വാങ്ങണത് പോയി നാലാള് വാങ്ങട്ടെന്ന് കരുതിയിട്ടാണ്. ഒരു പത്തെണ്ണം ഒക്കെ തന്നെ കച്ചോടം ഉണ്ടാവു ഉണ്ടാവുകയാണെങ്കിൽ, പിന്നെന്താന്നറിയുവോ ആ വർത്താനം പറയുന്നവരൊന്നും അല്ലല്ലോ ഇതിന്റെ main ആൾക്കാര്. ഹും ഇജ്ജ് നമ്മ ഇവറ്റകളുടെ വർത്താനം കേൾക്കുമ്പോഴാണ് comedy ചിരിച്ചു ചാവും. അതും ഈ news ഇലോക്കെ തല്ലുണ്ടാവണേ കണ്ടിട്ടില്ലേ അത് വലിയ വലിയ അവതാരകര് വന്നിട്ട്.